അതേ അതേ താങ്കൾ ആരാ മനസ്സിലായില്ല

ഞാൻ വെറുതെ വിളിച്ചതാണ്

പിന്നെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എല്ലാം എന്താണ് ആ തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തില് വെറുതെ ഒന്ന് രണ്ട് കാര്യങ്ങള് സംസാരിച്ച് ഇരിക്കാമെന്ന് കരുതി

അല്ല പ്രത്യേകിച്ച് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണാവോ

ഈ ഒരു വിഷയം പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കാനുള്ള കാരണം തിരഞ്ഞെടുപ്പ് ഇപ്പോ ഈ അടുത്തായിട്ട് എം എസ് എഫ് ഇങ്ങനെ ഏ കമ്പസിലെ തിരഞ്ഞെടുപ്പ് എല്ലാം നടന്നില്ലേ അതുകണ്ടപ്പോ അതിനെ കുറിച്ച് കൂടുതൽ അറിയാമെന്ന് ആ രീ ചിന്തയില് പറഞ്ഞതാണ്

നേതൃ നിരയിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുപ്പ് ഉള്ളത് അപ്പോ ഈ കാമ്പസ് എലക്ഷൻ ഒക്കെ തീരത്തും നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നതാണു ആ ഇപ്പോ ഇല്ലേ കേരളത്തില് തിരഞ്ഞെടുപ്പ് ഇപ്പോ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒന്നും കൂടി ഓഥന്റിക് ആയിട്ട് കൃത്യായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ ആ ഉത്തരേന്ത്യ ആ ഭാഗത്ത് എല്ലാം തിരഞ്ഞെടുപ്പില് ഭയങ്കരായിട്ടുള്ള തട്ടിപ്പ് അങ്ങനെ ചെയ്യപ്പെടുന്നുണ്ട് തിരിമറികള് മൊത്തം ആ മെഷീനില് മാറ്റാ അങ്ങനെ എന്തല്ലോ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നെ കേട്ടിട്ടുണ്ട് അതിനു എന്നാ അതിനെ കുറിച്ച് നിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്

എനിക്കു തോന്നുന്നു കേരളത്തിലെ എന്താ പറയാ മുസ്ലീങ്ങൾ അങ്ങനെ വ്യക്തിപരമായിട്ട് എന്താ പറയാ അവരൊക്കെ സാങ്കേതിക പരമായി അറിവുള്ള ആളുകളാണ് കേരളത്തിൽ ഉള്ളവരൊക്കെ മറ്റ് രാഷ്ട്രങ്ങളെ നോക്കുമ്പോ അവിടെ ഈ എലക്ഷൻ

കമ്മീഷൻ മുതൽ അതുവരെ അതിൽ എല്ലാ മേഖലകളിലും ഒരു പാർട്ടിയെ നോക്കുന്ന ഒരു പാർട്ടിയിലേക്ക് മാത്രം ചായിവുള്ള ആളുകളാണ് അതിന്റെ നേതൃ നിരയിലുള്ളത് അത് കൊണ്ട് തന്നെ സമൂഹത്തിലെ ഈ ഇല്ലിട്രേറ്റ് സമൂഹത്തിൽ വിദ്യാഭ്യാസമില്ലായ്മ അതിനെ ഭയങ്കരായിട്ട് അതിനെ കൃത്യായിട്ട് കുറെ പാരട്ടികള് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ

ഈ ഇത് ഏ നിങ്ങ നിങ്ങളൊരു അഭിപ്രായത്തില് നിങ്ങളുടെ അഭിപ്രായത്തില് ഏത് പാർട്ടിയാണ് ഒന്നും കൂടി ആ ഭരണത്തില് വരികയാണെങ്കില് ഒന്നും കൂടി ബെറ്റർ ആകുക തിരഞ്ഞെടുപ്പിലെല്ലാം ഒന്നും കൂടി മുമ്പോട്ട് വരണമെന്ന് നിങ്ങള് കരുതുന്ന ഏത് പാർട്ടിയാണ് കേരളത്തില് ഈ ഒരു സാഹചര്യത്തില് ഞാന് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ പറയാ ഒരിക്കലും ലീഗിനെ പിന്തുണയ്ക്കാൻ പറ്റില്ലല്ലോ കാരണം ലീഗ് നമ്മുടെ അക്കൌണ്ട് ലെസ് പാർട്ടിയുടെ സഖ്യ കക്ഷിയാണല്ലോ അത്കൊണ്ട് തന്നെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ ലീഗിനെ പിന്തുണക്കുമായിരുന്നു . ഇപ്പോ അവർ ഒരുപാട് പദ്ധതി ലീഗ് കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട്

മറിച്ച് കോൺഗ്രസ്സിനെ കുറിച്ച് പറയുമ്പോ അവര് ഉള്ളിൽ തന്നെ ഒരുപാട് തർക്കങ്ങളും ആ നേതൃത്വംആക്കണം സ്വയം ഒരു എന്താ പറയാ സ്വയം നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള പലതും ചെയ്യുന്നവരാണ്

അങ്ങനെ വിരലിലെണ്ണാവുന്ന ചിലര് മാത്രമാണുള്ളത് അത് അത് ശരിയാണ് ഈ ഇടെ പത്രത്തില് തന്നെ വായിക്കുകയുണ്ടായി എന്ത് ആ നൂറുകണക്കിന് വരുന്ന ആ പാരട്ടിയിലെ പ്രധാനപ്പെട്ട പോസ്റ്റ് വഹിക്കുന്ന ആളുകള് ബി ജെ പി യിലേക്ക് കാല് മാറി അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പില് ഹലോ

ആ തിരഞ്ഞ തിരഞ്ഞെടുപ്പ് മൊത്തത്തില് നിങ്ങളുടെ അഭിപ്രായത്തില് എങ്ങനെയാ തിരഞ്ഞെടുപ്പ് അതായത് ഇന്ത്യയിലെ ഈ ജനാധിപത്യ സിസ്റ്റെമിനോട് ആണോ അതായത് നമ്മളെ ഇവിടെ ഉള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് പാർട്ടിക്ക് വേണ്ടീട്ട് അല്ലേ പൊതുവേ ഈ നാട്ടിലുള്ള ആളുകള് വോട്ടിട ആരാണ് നിക്കുന്നേ എന്ന് നോക്കാണ്ട് പാർട്ടിയെ നോക്കിയിട്ട് വോട്ടിടുന്ന രീതി നമ്മുടെ ഇവിടെ കാണുന്നുണ്ട് അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും ഞാനും അതിന്റെ ഭാഗത്താണ് ഒരിക്കലും ഞാനോര് ഏകാധിപത്യ പരം ആളല്ല കാരണം ജനങ്ങൾക്ക് വേണ്ടിട്ടാണല്ലോ ഭരിക്കുന്നത് അപ്പോ ജനങ്ങളാണ് അവരെ തിരഞ്ഞെടുക്കേണ്ടത് അത്തരത്തിൽ തന്നെ കൃത്യമായി കാര്യങ്ങൾ നോക്കാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തില് അത്തരത്തിലുള്ള ജനാധിപത്യ രീതിയിലുള്ള വോട്ട് നടക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നത് പറഞ്ഞിട്ട് ഓകെ അപ്പോ അവിടെ ഒക്കെ കൃത്യമായി വ്യത്യസ് വ്യത്യാസങ്ങൾ കാണാനുണ്ട് ഭരണത്തിലെ എന്താ പറയാ ഒരു പാർട്ടി ഒരു ഭാഗത്തോട് ചില മത വിഭാഗങ്ങളോട് ചേർന്ന് നിന്നും മറ്റുള്ളവരെ വേറിട്ടു നിർത്തിയും മൊത്തത്തിൽ ഒരു പാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാനുണ്ട് തികച്ചും ഒരു ഏകാധിപത്യ രീതിയിലേക്ക് കാര്യങ്ങള് നീങ്ങുമ്പോഴാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഇങ്ങനെ എന്തു ഈ നമ്മളിപ്പോ ആരാണ് തിരഞ്ഞെടുപ്പില് നിക്കുന്നത് ആര് നോക്കാണ്ട് നമ്മള് പാർട്ടിനെ നോക്കീറ്റ് വോട്ടിടുന്ന ആ ഒരു ഇത് കാണുന്നുണ്ട് അതിന് നിങ്ങ അതിനെകുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്

അതിനെകുറിച്ച് വ്യക്തമായി പറയുമ്പോ അത് പലപ്പോഴും ഉണ്ടാകുന്നത് ഫ്രീബിസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അതായത് മോഹവാഗ്ദാനങ്ങൾ ഫ്രീബിസ് അത്തരത്തിൽ പല പാർട്ടികളും നല്കും എലക്ഷന് മുമ്പേ അതിലൊക്കെ ലയിച്ചുകൊണ്ടാണ് ഞങ്ങള് പലപ്പോഴും

വ്യക്തികളെ അടിസ്ഥിത അടിസ്ഥിതമാകാതെ നേരെ മറിച്ച് പാർട്ടി അടിസ്ഥിതമായിട്ട് വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് പക്ഷേ എന്റെ ഒരു ഭാഗം എന്നുള്ളത് ഞാന് പലപ്പോഴും വോട്ട് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരിക്കലും പാർട്ടി ബേസ് അല്ല ആ ഒരു വ്യക്തി മുന്നേ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്

ആ ഓകെ ഓകെ അഹ് അഹ് നിങ്ങളുടെ ഇത്രയും നീ ഇത്രയും നിന്റെ വിലയേറിയ അറിവ് ഷെയർ ചെയ്തതിന് എന്തായാലും താന് താങ്ക്സ് ഉണ്ട് ഓകെ ശെരി